എടീ ഞാൻ ഇന്നലെ നിനക്ക് ഫോൺ ചെയ്തായിരുന്നു, ഞായറാഴ്ച ഫോൺ ചെയ്തായിരുന്നു, നീ ഫോൺ എടുത്തില്ലായിരുന്നു എവിടെപ്പോയാരുന്ന്?

ശങ്കുമുഖം ഒക്കെ കൊള്ളാ അല്ലേ നല്ല *നോട്ട്‌ ക്ലിയർ* ബീച്ച്.

എത്ര സമയം നമ്മള് അവിടെ പോയി ഇരുന്നാലും നമുക്ക് ഏ സമയം പോകുന്നത് അറിയേയില്ല അതുമാത്രല്ല ഏ നമ്മളിങ്ങനെ പല പല തരത്തിലുള്ള ടെൻഷനിലാണല്ലോ നമ്മള് മാത്രല്ല കുട്ടികളും അങ്ങനെ തന്നെയാണ് അവർക്കും ആരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകള് സ്വാഭാവികമായിട്ടും കാണും പിന്നെയുള്ളതെന്ന് പറഞ്ഞാല് ഈ ഓൺലൈൻ പഠനവും ബാക്കി കാര്യങ്ങളൊക്കെ ആവുമ്പഴത്തേക്കും അവർക്കും എന്തെങ്കിലുമൊക്കൊരു എന്റർടൈൻമെന്റ് വേണല്ലോടാ.

പക്ഷേ മൈൻഡ് നല്ല ഫ്രീ ആവുല്ലെ ഡാ ഇവിടെയൊക്കെ പോയാ. ഒറപ്പായിട്ടും യാത്രകളെപ്പഴും അങ്ങനെയാണല്ലോ.

നമ്മള് ഇവിടുന്ന് ബൈക്കിലന്നെ പോയത്.

ആ ആ ആ എടീ ഈ മ്യൂസിയം ഉണ്ടല്ലോ ഡി.

ആ അവിടെ നെറച്ച് മൃഗങ്ങളൊക്കെയുണ്ടോ?

ഉം ഉം അവിടെ ഒത്തിരി ദൂരം നടക്കണോടീ?

എടീ അതിനു പോകാൻ വേണ്ടി പ്രത്യേകം എന്തോ വണ്ടി എന്തോ അതന്റകത്തെന്തോ ഒണ്ടെന്ന് പറഞ്ഞല്ലോ അതെന്താണ്?

അതൊരു ഏ നടക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടീട്ടാണ് അല്ല നടക്കാൻ പറ്റാത്തോരെന്ന് പറഞ്ഞാ വൈകല്യമുള്ളോര് അങ്ങനെ മാത്രമല്ല ഞാനുദ്ദേശിച്ചത് ആ നടക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്കൊക്കെ ഇതിലെ അതിനൊരു ചെറിയ പൈസയുണ്ട് ആ അത് കൊട് ഞാനത് കേറാത്തത് കാരണം എത്ര പൈസാന്നുള്ളത് ആ ആ അറി അറിയില്ല അപ്പൊ അത് കൊടുത്തു കഴിയുമ്പഴത്തേക്കും അതിനകത്ത് നമ്മള് കന്യാകുമാരി പോകുമ്പോ അതുപോൽത്തെ വണ്ടി ഉണ്ടല്ലോ. കന്യാകുമാരിയിലങ്ങനെയുണ്ടോ? എനിക്കറിഞ്ഞുടാ. ആ കന്യാകുമാരി പോകുമ്പഴും അങ്ങനെയൊരു വണ്ടിയുണ്ട് കന്യാകുമാരിയിലെനിക്ക് തോന്നുന്നു നൂറ്റമ്പതോ ഇരുന്നൂറോ രൂപയാണെന്ന് തോന്നുന്നു അപ്പോ ആ വണ്ടീല് നമ്മളെ കയറ്റീട്ട് കന്യാകുമാരിയുടെ വിവിധ ഭാഗങ്ങള് നമുക്കിങ്ങനെ നമുക്ക് കാണിച്ചെരും നമ്മള് നടന്നിങ്ങനെ പോയി കാണണ്ട കാര്യമില്ല. ഞാൻ കൊറച്ച് ദിവസായെടെ പോയി അതുകൊണ്ടെനിക്ക് അതിനെക്കുറിച്ച് വലുതായിട്ട് അറിഞ്ഞൂടായിരുന്ന്. ആ ഹാ ഹാ ഹാ മനസ്സിലായി മനസ്സിലായി. നമ്മളെ വീടിന്റടുത്തൊഒരു പാർക്കുണ്ടെടീ അതാണെങ്കി കൊള്ളാം കെട്ടോ ഈ കുഞ്ഞു പിള്ളേർക്കൊക്കെയാണെങ്കി ആ നല്ല നേരം പോവും.

ഊഞ്ഞാല് ഈ കൊച്ചു പിള്ളേർക്കീ ഊഞ്ഞാല് പിന്നെ പാർക്കില് ചുമ്മാ നമുക്ക് വെറുതെയിരിക്കാം നെറച്ച് അങ്ങനേച്ചാ നല്ല ആൾക്കാര് നെറച്ചിരിക്കും.

ആ നല്ല ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെയാണ്.

അതെ നമ്മളെ ഈ ടെൻഷനൊക്കെ ഒരുപാട് കൊറയോടി അവടെ പോയി ഇരുന്നാല്.

ഉം ഉം ഉം വേറെ എന്തൊക്കെയുണ്ടെടാ അവിടെ? വേറേന്ന് പറഞ്ഞാല് ആ ആ ഇതിനകത്ത് വേറെ എന്തൊക്കെയുണ്ട് എന്നുള്ളതല്ല എല്ലാം ഉണ്ട്ന്നന്നെ വേണെങ്കി പറയാ കാര്യം പാമ്പുകളുണ്ടല്ലോ നമ്മളെ പാമ്പുകള് ആ ഇവയ്ക്ക് വേണ്ടീട്ട് ഇപ്പം പ്രത്യേകം സെക്ഷനുണ്ട് ഈ ഈ പാമ്പിന്റെ ആ ഒരു ഇതിനകത്ത് ആ നമ്മള് പണ്ടൊക്കേന്ന് പറഞ്ഞാല് നീ മലമ്പുഴ പോയിട്ടുണ്ടോ മലമ്പുഴ ഡാമിൽ പോയിട്ടുണ്ടോ പാലക്കാട്.

ആ ഒണ്ട് ഇതൊക്കെ ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ പോയതാ പക്ഷേ ആ നമ്മള് സാധാരണ അങ്ങനെയാണ് നമ്മള് പാമ്പിനെ ഒക്കെ പണ്ട് കണ്ടോണ്ടിരുന്നത് ഇപ്പം ഇവിടെയെങ്ങനെയാണെന്ന് പറഞ്ഞാല് ആ അതിങ്ങനെ ആ നമ്മള് അക്വാറിയത്തിലൊക്കെ പോവില്ലേ അതുപോലെ ഇങ്ങനെ ഓരോരോ പാർട്ടാക്കി ഗ്ലാസ്സിനകത്ത് അതങ്ങനെ ചെയ്തിട്ടുണ്ട്.

നമ്മളെ കോളേജില് വന്നിട്ട് ഏ ഫോറൻസിക്ക് മെഡിസിൻല് ലാബില് ആ കുപ്പീലിട്ട് വെച്ചിരിക്കില്ലേ.

ആ ആ അതുപോലെ അങ്ങനെ കുപ്പിയിലിട്ടു വെച്ചിട്ടിട്ടില്ല പക്ഷേ ഇതൊക്കെ ജീവനുള്ളത് തന്നെയാണ് അതിങ്ങനെ പ്രത്യേകം പ്രത്യേകം ഓരോ ഓരോ എന്താ നമ്മടെ കമ്പാർട്ട്മെന്റ് പോലെ അങ്ങനെ തരം തിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ എങ്ങനെ ഭക്ഷണം കൊടുക്കും അവര്?

ഭക്ഷണം ഏ അത് അവരെന്തെങ്കിലും കൊടുക്കും എന്തെങ്കിലും കൊടുക്കുംന്ന് പറഞ്ഞാല് ആ സസ്യങ്ങള് എലകളൊക്കെ കഴിക്കുന്ന ആ അവർക്ക്‌ ഇലകള് കൊടുക്കും മാംസം കഴിക്കണ്ടോർക്ക് മാംസം കൊടുക്കും

പിന്നെ അവിടെ നില്‍ക്കുമ്പോള്‍ ത്തന്നെ നമുക്ക് കാണാലോ *നോട്ട്‌ ക്ലിയർ* ഇവർക്ക് ഭക്ഷണം കൊട് പിന്നാ പിന്നെയുള്ളതെന്ന് പറഞ്ഞാല് ഏ ഇതിൻ ഇവരെ ഏ ഇത് തൊറന്നു വിടും തൊറന്നു വിടുമ്പോ ഞങ്ങളൊരു പ്രാവശ്യം പോയപ്പം ആ ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോ ഒരു സ്ഥലത്തിങ്ങനെ കൊറച്ച് ആൾക്കൂട്ടമുണ്ട്ട്ടൊ അപ്പോ നമ്മള് വിചാരിച്ചു എന്തായിരിക്കും ആൾക്കൂട്ടവരെന്തിവര് ഡെയ്സി ഡെയ്സീന്നിങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പോൾ വിചാരിച്ചു ഡെയ്സി ആ ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഡെയ്സി ഡെയ്സീന്ന് വിളിക്കുന്നുണ്ട്.

ഇപ്പോ ഞാൻ വിചാരിക്കാണ് അയ്യോ ആരെങ്കിലും അകത്തായി പോയോ പക്ഷേ അകത്തായി പോയെങ്കി നമ്മളാ ഒരു വെപ്രാളത്തിലല്ലേ വിളിക്കുന്നെ ഇതങ്ങനെയല്ല *നോട്ട്‌ ക്ലിയർ* ഡെയ്സി ഡെയ്സീന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളും ആ ആൾക്കൂട്ടത്തിന്റവിടെ പോയി നിന്നു മോളോട്ട് നോക്കിക്കൊണ്ടിരിക്കാണ് അപ്പൊ ഇണ്ട് സിംഹം അവിടെക്കൂടെ ഇങ്ങനെ നടന്നു വരുന്നു.

ആ അതാ എടാ അതു പക്ഷേ നമുക്ക് നമ്മുടെ തൊട്ടടുത്തല്ല നമ്മള് നിൽക്കുന്നത് മ്യൂസിയത്തിന്റെ അകത്തുള്ള റോഡിലാണ് ആ റോഡില്‍ ആണെന്ന് അവിടെ അവരെ ഇത് കൃത്യമായിട്ട് ഫെന്‍സും വേലിയും മറ്റു കാര്യങ്ങളൊക്കെ സുരക്ഷാക്രമീകരണങ്ങളെല്ലാമുണ്ട് ഇപ്പിത് കൊറച്ചപ്പുറത്തൊരു *നോട്ട്‌ ക്ലിയർ* ന്നിങ്ങനെ വരണ പോലെ നമുക്കു തോന്നും.

ആ അപ്പോ സ്വാഭാവികം ആയിട്ടും നിനക്ക് ഊഹിക്കാലോ ബുദ്ധിമുട്ട് അപ്പോ കൊറച്ചൊക്കെ കാണിച്ച് കൊടുത്തു പിന്നെ അത് പക്ഷികള് സൂപ്പറാണ് സൂപ്പറാണ് ആ എന്ത് രസാണ് അതിന്റെ ആ ഒരു സൗണ്ടൊക്കെ കേൾക്കാൻ കൊതിയാവും.

എടാ എന്ത് ഏ എനിക്കറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള എന്തൊക്കെയോ പക്ഷികള് പിന്നെ കോഴി ഇല്ലേ കോഴി നമുക്കറിയുന്ന കോഴീന്നു പറഞ്ഞാ എന്താണ്.

പൂവൻകോഴി, പെടക്കോഴി പിന്നെ ആ പിന്നെ ഗിരിരാജൻ എന്നു പറഞ്ഞൊരു കോഴി, പിന്നെ വാങ്കോഴി, അങ്ങനെയൊക്കെയല്ലേ നമുക്കറിയാവൂ ആ ആ ഒക്കെ എന്തൊക്കെ കോ ബാക്കി പക്ഷികളവിടെ നിക്കട്ടെ എന്തൊക്കെ തരത്തിലുള്ള കോഴികളാണന്നെനിക്ക് സത്യം പറഞ്ഞാ എടാ ഏ അത് എന്റെ സൗണ്ടുന്നന്നെ നിനക്കൊരു സന്തോഷം ഫീലീയ്യ്ണില്ലേ.

*നോട്ട്‌ ക്ലിയർ* ഇതൊക്കെയാണെന്നറിയാൻ പറ്റോ രണ്ട് സിൽക്ക് കോഴി ആ കോഴി ഈ കോഴി എന്നു പറഞ്ഞിട്ട് പല പല കോഴികള് അതിനൊക്കെ നല്ല വെലയുണ്ട്ട്ടോ അവിടെ ഒന്നും വില്‍ക്കില്ല ഞാൻ പറഞ്ഞതാ അതിനൊക്കെ നല്ല വെലയുണ്ടെന്നങ്ങ് പറഞ്ഞതാണ് മനസ്സിലായാ.

പിന്നെ നീ ഇപ്പോ ഏ കുട്ടിയാളേം കൊണ്ട് ഒരു ദിവസം എറങ്ങ് നമുക്ക് പോകാ ഒരുമിച്ചു പോകാ. ഓ തന്നെടാ ഒരു ദിവസം പോണം ഇത് നമ്മളിപ്പോ പോയാലെടി ഒരു ദിവസം ഫുള്ള് ആകുമോ പോയിട്ട് വരാൻ.

അപ്പോ അത് ഇതിനെ രണ്ട് സെക്ഷനായിട്ടാനുള്ളത് ചെറിയ കുട്ടികൾക്കും വലിയ കുട്ടികൾക്കുമായിട്ട്‌ അത്യാവശ്യം ഒള്ള എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട് അതിന് നമ്മള് പ്രത്യേകം പൈസ ഒന്നും നമ്മുടെ ഈ ട്രെയിൻ അതുപോലൊക്കൊള്ളതിനൊക്കെ നമ്മള് പൈസ കൊടുക്കണം.

പക്ഷേ ആ ബാക്കിയുള്ളതിനൊന്നും പൈസ വേണ്ട എന്തുമാത്രം കുട്ടികളാണെന്നറിയാമോ അവിടെ വരികയും കളിക്കുകയുമൊക്കെ ചെയ്യ്ണത്.

എപ്പഴും ആൾക്കാര് കാണും ഞാനീ ഈ ഈ ദിവസം ഇപ്പോ പോയതല്ല പക്ഷേ ഞാന് കഴിഞ്ഞ ദി കഴിഞ്ഞ ദിവസംന്ന് പറഞ്ഞാല് കഴിഞ്ഞ ഏതോ ഒരു ആഘോഷം ഇപ്പോൾ നടന്നിരുന്നല്ലോ. ഉം ഓണത്തിന്റെ സമയത്തായിരുന്നെന്ന് തോന്നുന്നു ഈ ഇതിന്റെ ആ പക്ഷേ ഞാനിത്ര കാലം ഇവിടെ ഏ തിരുവനന്തപുരത്ത് ജീവിച്ചൊരാളായിരുന്നിട്ടും അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ലെടാ ഈ മ്യൂസിയത്തിന്റേം കനകക്കുന്നിന്റേം അവിടെ നിന്നിട്ട് നേരെ നമ്മള് എതിർവശത്തേക്ക് നോക്കുമ്പം.

അവിടൊരു പാർക്കുണ്ട് ആ പാർക്കില് ശരിക്കും പറഞ്ഞാ ഞാന് ഇപ്പോ ഈ പ്രാവശ്യം പോയതല്ലാതെ ഇതിനു മുമ്പ് ഞാന് പോയിട്ടേ ഇല്ല എടാ അവിടെ വന്നിട്ട് രാത്രിയും പകലും ഈ ഓണാഘോഷം പത്ത് ദിവസമുണ്ടായിരുന്നല്ലോ രാത്രിയും പകലും ഏ ഞങ്ങള് ഏ ഒരു ദിവസം പോന്നത് രാത്രി ഒരു മണിക്കെങ്ങാണ്ടാണെന്ന് തോന്നുന്നു.

അപ്പൊ ആ അതിനകത്ത് ആ പതിനൊന്ന് മണി വരെ എങ്ങാണ്ടാണ് ലൈറ്റും ബാക്കി സംഭവങ്ങളൊക്കെ ഒള്ളത് പക്ഷേ എന്നാലും നമുക്ക് ആ ഒരു മണിക്കൊക്കെ പോയാലും പൊറത്തിന്നെല്ലാം വിശദമായിട്ട് കാണാൻ പറ്റും.

മനസ്സിലായോ പതിനൊന്ന് മണി വരെ എങ്ങാണ്ട് പതിനൊന്നോ പന്ത്രണ്ടോ ഞാൻ കൃത്യമായിട്ട് സമയോർക്കുന്നില്ല ആ സമയം വരെ നമുക്കതിനകത്ത് കയറാം എല്ലാ സ്ഥലത്തും ലൈറ്റിട്ടിട്ടുണ്ട് ആ എല്ലാ സംവിധാനങ്ങളും അവിടെയുമുണ്ട്. ഉം ഉം എടീ പ്രത്യേകം എന്തരെന്നറിയാമോ ഇത് പ്ലാസ്റ്റിക്കൊന്നും അവിടെ യുസ്സിയാൻ പാടില്ലാന്ന് തോന്നുന്നു കെട്ടാ. *നോട്ട്‌ ക്ലിയർ* ആ. ആ അങ്ങനെ അതൊക്കെയുണ്ട് അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് എടാ എടാ സംസാരിച്ച് സമയം പോയി എന്തെന്നറിയാമോ ഞാന് അടുക്കളേല് എന്റെ സാമ്പാറെന്തായീന്ന് സത്യം പറഞ്ഞാൽ അറിയാൻ വയ്യ ഇനി വേണോ എനിക്കത് ഓടിപ്പോയി അതൊന്ന് നോക്കാന് എടാ അവിടെ എല്ലാരും സുഖമായിട്ടിരിക്ക്ണില്ലേ.

ആ എന്നാ പിന്നെ ശരി നമുക്കെന്നാ പിന്നെ *നോട്ട്‌ ക്ലിയർ* സംസാരിക്കാട്ടോ.